സ്പീക്കർ 2 ഇ, നീനു ചാക്കോ, ട്വന്റി ത്രീ യേർസ്‌ ഏജ്‌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
സ്പീക്കർ 2 ന്ദ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ ട്വോ തൌസൻഡ്‌ ട്വന്റി ഒനെ - ട്വന്റി ട്വോ. ഫർദർ, ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ, ഇ ഡോ അൺകണ്ടീഷണലി, ഇറേവ്‌..
സ്പീക്കർ 2 ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ ട്വോ തൌസൻഡ്‌ ട്വന്റി ഒനെ - ട്വന്റി ട്വോ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌ ട്വോ സ്‌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
സ്പീക്കർ 1 ഐ അഭി ഷേക് ജോൺസൺ ഏജ് ട്വൻ്റി ഫോർ ഹിയർ ബൈ ഗിവ് മൈ ആൺകണ്ടീഷണൽ റബ്‌കോ റീബക്കബിൾ
സ്പീക്കർ 1 കൺ സെൻറ് ടു ഐ ഐഡി മദ്രാസ് ആൻഡ് തേർ ടു എസ് കൺസോഷ്യൽ ഓൾ ഇന്ത്യൻ ലാംഗ്വേജ്സ് ടു ഇന്ത്യൻ റിക്കോർഡ് ഓഫ് മൈ വോയിസ്
സ്പീക്കർ 1 ആൻഡ് വീഡിയോ ഓഫ് തൻ കോൺവെർസേഷൻ ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി ടു ഫോർത് ഇനിഷിങ് സജഷൻ കോൺസിഡറേഷൻ ഐ ആൺകണ്ടീഷലി ഇറക്കബിലി
സ്പീക്കർ 1 അസൈൻ ഓൾ മൈ റൈറ്സ് ഇൻ ദ റെക്കോർഡ്സ് വീഡിയോ ആൻഡ് ഓഡിയോ ഓഫ് ടു തൗസഡ് ട്വൻ്റി വൺ ട്വൻ്റി ടു ഐ ഐ റ്റി മദ്രാസ് ആൻഡ് റ്റു ദ എസ് റ്റു എസ് കൺസോഷ്യം ഫോർ ഇന്ത്യൻ ലാങ്ങ്വേജ്സ് ഐ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്
സ്പീക്കർ 1 ഐ ഐ റ്റി മദ്രാസ് ആൻഡ് ദ എസ് റ്റു എസ് കൺസോഷ്യം ഫോർ ഇന്ത്യൻ ലാങ്വേജസ് ലോ ഫുള്ളി യൂസ് ദ റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ.
സ്പീക്കർ 2 നമസ്കാരം. നമ്മൾ ഇന്ന് വിനോദം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാം. ആഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സന്തോഷം നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് വിനോദം എന്നത്.

സ്പീക്കർ 1 ഈ വിനോദം എന്നു പറയുന്നത് നമുക്ക് ഒഴിച്ച് കൂടാനാവാത്ത ഒരു കാര്യമാണ് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ
സ്പീക്കർ 1 നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ തോന്നുന്നത് ഇതുപോലുള്ള പല ഉപാധികാളിൽ
സ്പീക്കർ 2 ഒരു വ്യക്തിയുടെ മനുഷ്യായുസ്സിൽ അവനെ സന്തോഷവാനാക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒന്നാണ് വിനോദം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു വിനോദമില്ലാത്തൊരു വ്യക്തി പൂർണ്ണമായ ജീവിതത്തിനുടമയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.
സ്പീക്കർ 2 പല രീതികളിലും പല തരത്തിലും നമുക്ക് വിനോദങ്ങൾ ആസ്വദിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ അതായത് കുഞ്ഞായി ജനിച്ച് വീഴുമ്പോൾ മുതൽ വളർന്ന്
സ്പീക്കർ 2 വൃദ്ധനാകുന്നതുവരെ വിനോദം എന്നത് ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമായി മാറുന്നു.
സ്പീക്കർ 1
സ്പീക്കർ 1 സാഹചര്യം ഒത്തുവരുക അങ്ങനെ പലതും കോ ചേർന്ന്
സ്പീക്കർ 1 ചേർന്ന് ഇണങ്ങുന്ന ഒന്നാണ് നമ്മളുടെ വിനോദ രീതികൾ എന്നുപറയുന്നത് അതെ
സ്പീക്കർ 2 അതെ. ചെറുതായിരിക്കുമ്പോൾ, അതായത് വളരെ ശൈശവത്തിൽ നമ്മൾ വീടുകളിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുമ്പോൾ അതൊരു വിനോദമായി മാറുന്നു. അത് മണ്ണുകൾ ഉപയോഗിച്ച് മണ്ണപ്പം ചുട്ടു കളിക്കാം,

സ്പീക്കർ 2 അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള പലതരം വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു. അന്ന് ആ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന അമിതമായ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തെ നമുക്ക് വിനോദമായി പറയാം.
സ്പീക്കർ 2 പിന്നീട് അത് വലുതായി കഴിയുമ്പോൾ ഒരു എട്ടു തൊട്ട് പത്തു വരെയുള്ള അധ്യയനങ്ങളിൽ പഠിക്കുമ്പോൾ അതിലേറെ വിനോദങ്ങൾ അവരുടെ ജീവിതത്തിലേയ്ക്ക് കടന്നുവരുന്നു.
സ്പീക്കർ 1 ഒരിക്കലും ഒരു വിനോദം എന്നുള്ളത് നമ്മക്ക് നമ്മളുടെ ആ ഇന്ന് ഇന്നത് തന്നെ ചെയ്യണം എന്ന് ആരോടും നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് ഇങ്ങനെ ഉള്ള വിനോദങ്ങളിൽ എന്തെങ്കിലും ഏർപ്പെടുമ്പോൾ
സ്പീക്കർ 1 നമുക്ക് നമ്മുടെ മനസ്സിന് സമാദാനം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാമുഗ്യം കൊടുക്കേണ്ടത് ആ ഒരു രീതിക്കു നോക്കുമ്പോ ഞാൻ എൻ്റെതാ എൻ്റെ

സ്പീക്കർ 1 ചീ ചീന്തിയെടുത്തിട്ടുള്ള ചില ആ വിനോദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യാത്ര പോവുക, പുസ്തകങ്ങൾ വായിക്കുക, നീന്താൻ പോവുക ഏഹ് അതുപോലെ കളിക്കുക അങ്ങനെ ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു എൻ്റെതായ രീതിയിയിലുള്ള ഒരു

സ്പീക്കർ 2 അതെ. നമ്മൾക്ക് വിനോദങ്ങൾ നമ്മുടെ കഴിവുകളുമായി ബന്ധപ്പെട്ടതാകാം. ചിലർക്ക് പാടാനുള്ള കഴിവുകൾ ഉണ്ടാവാം. വേറെ ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവുകൾ ഉണ്ടാവാം. നൃത്തം ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവാം.
സ്പീക്കർ 2 ഇത്, ഇതൊക്കെ നമ്മുടെ വിനോദവുമായി ബന്ധപ്പെടുത്തിയാൽ അത് സത്യനിഷ്ടമായ ഒരു സന്തോഷം ലഭിക്കും ആ ഒരു സമയത്ത്. അത്, അതിനെ വളർത്താനും പരിപോഷിപ്പിക്കാനും വിനോദങ്ങൾക്ക് വലിയൊരു പങ്കു വഹിക്കാനാവുകയും ചെയ്യും.
സ്പീക്കർ 1 നമുക്ക് പലതരത്തിലുള്ള വിനോദങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതു പോലെയുള്ള ആ യാത്ര പോവുക എന്നു പറയുമ്പോ അത് വളരെയേറെ മനസ്സിന് സമാധാനം തരുന്നൊരു കാര്യമാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും കൂടുതൽ അറിവുകൾ നേടുകയും
സ്പീക്കർ 1 കൂടുതൽ ആളുകളെ കാണുകയും നം
സ്പീക്കർ 1 അങ്ങനെ ഒക്കെ ആണ് നമ്മക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ സമാധാനം എന്നു പറയുന്നത്.
സ്പീക്കർ 2 അതെ. വിനോദം എന്ന് പറയുമ്പോൾ കുട്ടികൾ മുതൽ വയസ്സായവർ അവരെ, അതായത്, വാർദ്ധക്യത്തിന്റെ നാളുകൾ വരെ വിനോദം എന്നൊരു അഹ്
സ്പീക്കർ 2 കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ എളുപ്പമാക്കാനും സന്തോഷഭരിതമാക്കാനും അതിനു സാധിക്കും.
സ്പീക്കർ 1 തീർച്ചയായിട്ടും നമ്മുടെ ഏഹ് ജീവിതത്തിൽ നമ്മൾക്ക് വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത് നമ്മക്ക് മറ്റെല്ലാ തിരക്കുകളിൽ നിന്നും
സ്പീക്കർ 1 നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനം കിട്ടി നമ്മൾ നമ്മളുടേതായ ഒരു ലോകത്തു നമുക്ക് ഇഷ്ടപെട്ട കാര്യങ്ങൾ മറ്റാരെങ്കിലും ഒരുതരത്തിലുള്ള ഒരു ആരുടെയും ഇടപെട ഇടപെടലുകൾ ഇല്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് വിനോദം എന്നു പറയുന്നത് അത്
സ്പീക്കർ 1 ചിലപ്പോൾ ചിലര് ദിവസവും ചെയ്യും ചിലപ്പോളത്
സ്പീക്കർ 1 ഏഹ് മാസങ്ങൾക്കു ശേഷമായിരിക്കും ചെയ്യുക. ചിലര് ആഴ്ചകൾക്ക് ശേഷം ചിലര് ചെയ്യേ അങ്ങനെ അത് ഓരോ ആളുകൾക്കും അവരുടേതായ രീതിയിൽ അപേക്ഷികമായിട്ടുള്ള അവരുടേതായ രീതിയിൽ വത്യസ്തമായിട്ടുള്ള
സ്പീക്കർ 1 രീതിയിൽ ആയിരിക്കും നമ്മള് ഏഹ് വിനോദങ്ങളിൽ ഏർപ്പെടാറുള്ളത്.
സ്പീക്കർ 2 അതെ. വിനോദം എന്ന് പറയുമ്പോൾത്തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്, നമ്മുടെ വല്യ, വല്യ ഒരു സ്വാതന്ത്ര്യത്തിന് അത്
സ്പീക്കർ 2 പ്രകടിപ്പിക്കുന്നു. കാരണം തന്നെ നമ്മൾ എന്ത് വിനോദത്തിൽ ഏർപ്പെട്ടാലും അത് നമ്മുടെ പൂർണ്ണമായ ഇഷ്ടത്തിലും ഭയങ്കര സ്വാതന്ത്ര്യത്തിലും നമ്മൾ ഏർപ്പെടുന്നതാണ്.
സ്പീക്കർ 2 ഇപ്പോൾ നമ്മൾ ചീട്ടുകളിക്കുന്നതാണെങ്കിലും ചീട്ടുകളിക്കുന്നത് താത്പര്യമുള്ളതുകൊണ്ട് ഞാൻ എന്ന വ്യക്തി അതിനോട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും ഞാനാ വിനോദത്തിൽ ഏർപ്പെടുന്നത്.
സ്പീക്കർ 2 അപ്പോൾ ആ വിനോദം എന്നത് ഒരു മനുഷ്യന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യവും സന്തോഷവും അവരുടെ കഴിവുകളും ഒക്കെ പ്രകടിപ്പിക്കാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നു.
സ്പീക്കർ 1 വിനോദങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ വേറെ മുമ്പോട്ട് ചിന്തിക്കേണ്ടതില്ല നമ്മുടെ വിനോദങ്ങൾ കാരണം മറ്റാർക്കെങ്കിലും മുറിവുകളോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകുന്നുണ്ടോയെന്നു നമ്മൾ ചിന്തിക്കണം. ചിലർക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ എന്തെങ്കിലും സമാധാനം കിട്ടുന്നുണ്ടാവാം.
സ്പീക്കർ 1 ചിലർക്ക് ചിലപ്പോൾ ആ അതുപോലെ ഏതെങ്കിലും എന്താ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജീവി ഒരു ജീവജാലത്തെ നശിപ്പിക്കുമ്പോൾ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ മാനസിക വൈകല്യങ്ങളുടെ ഭാഗമാണ് ഒരിക്കലും അതിനെ ഒന്നും
സ്പീക്കർ 1 അതിലൊന്നും ഉൾക്കൊണ്ട് ഊറ്റംകൊള്ളേണ്ട കാര്യമോ അതിലൊക്കെ അതൊക്കെയാണ് ശരിയെന്ന് ഈ ചിന്തിക്കേണ്ട ഒരു ആ ബോധമോ അല്ല ഒരു മനുഷ്യന് വേണ്ടത്
സ്പീക്കർ 2 അതെ തീർച്ചയായിട്ടും. വിനോദങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രണ്ടായിട്ട് അതിനെ തിര, തരം തിരിക്കാം. നല്ലതും ചീത്തയും എല്ലാ കാര്യത്തിലും ഉണ്ട്, അതുപോലെതന്നെ വിനോദത്തിന്റെ കാര്യത്തിലും ഉണ്ട്.
സ്പീക്കർ 2 നല്ല വിനോദങ്ങളും ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ള, മറ്റൊരുത്തന് ഹാനികരമാകുന്ന, സ്വന്തമായിട്ടും മറ്റുള്ള ആൾക്കാർക്കും ഹാനികരമാകുന്ന വിനോദങ്ങളും ഉണ്ട്. ഇപ്പോൾ നല്ല വിനോദങ്ങൾ നമ്മുടെ നല്ല മാനസിക നിലയ്ക്കും
സ്പീക്കർ 2 സുഹൃദ്ബന്ധങ്ങൾക്കും മനസികാരോഗ്യത്തിനും വളരെ നല്ലതാണ്.
സ്പീക്കർ 1 തീർച്ചയായിട്ടും നമ്മളുടെ മാനസികാരോഗ്യം ആയിക്കൊള്ളട്ടെ അല്ലാതെയുള്ള നമ്മക്ക് ശാരീരികമായിട്ടുണ്ടാവേണ്ട ഉന്മേഷം ആയിക്കൊള്ളട്ടെ അതുവല്ലങ്കിൽ നമ്മുടെ സൗഹൃദബന്ധങ്ങൾക്കുണ്ടാവുന്ന ഒരു
സ്പീക്കർ 1 ആ ബന്ധം ഒന്ന് ഒന്നൂടെ കൂടുന്നതായിക്കൊള്ളട്ടെ അതിലൊക്കെ വിനോദം
സ്പീക്കർ 1 നമ്മളുടെ വലിയൊരു പങ്കു വഹിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യൂ ചെയുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം വിനോദങ്ങളിൽ തന്നെ നമ്മൾ ഏഹ് ഇപ്പോൾ ചിലർ ചിത്രം വരക്കും ചിലർ
സ്പീക്കർ 1 ആ ക്രിക്കറ്റ് കളിക്കും അല്ലങ്കിൽ മറ്റു കളികളിൽ ഏർപ്പെടും അങ്ങനെ ഓരോന്നിലും ഏർപ്പെടുമ്പോൾ അവർക്ക് ആ വഴി കിട്ടുന്ന സൗഹൃതബന്ധങ്ങളും അവർ അതിലൂടെ തന്നെ അവരുടെ വക്തിത്വത്തെ വളർത്തുന്നതിലുമൊക്ക വളരെ ഏഹ് ശക്തമായ് അതിന് ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്
സ്പീക്കർ 1 വിനോദം എന്നു തന്നെ നമുക്ക് പറയണം. അങ്ങനെ ആണ് ഞാൻ വിശ്വസിക്കുന്നത്.

സ്പീക്കർ 2 ഒരു ശിശു ആകുമ്പോൾ തൊട്ട് ഒരു വൃദ്ധനാകുമ്പോൾ വരെ നിങ്ങൾക്ക് വിനോദം എന്നൊരു കാര്യത്തിൽ ഏർപ്പെടാം. പ്രായമുള്ള
സ്പീക്കർ 2 ആളുകൾ ഒരുമിച്ചു വന്നിരുന്ന് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ സന്തോഷിക്കുമ്പോൾ, അവർ ചിരിക്കുമ്പോൾ അതും ഒരു വിനോദമായി മാറുന്നു. ഒരു വീട്ടിൽ ഒരു നാലും ചുവരുകളുടെ ഉള്ളിൽ കഴിയാതെ
സ്പീക്കർ 2 ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വിനോദം എന്നൊരു കാര്യം സാധ്യമാവുന്നു. ഒരു അര മണിക്കൂർ എങ്കിൽ അര മണിക്കൂർ നാലു പേരൊത്ത് ഇരുന്നു സംസാരിക്കുമ്പോൾ അവര് കാര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ
സ്പീക്കർ 2 അവരെക്കുറിച്ചുള്ള പഴയകാല ഓർമ്മകൾ പറയുമ്പോൾ അതൊക്കെ വിനോദമായി മാറുന്നു. ഒരു മനുഷ്യന്റെ മരടിപ്പിക്കുന്ന ജീവിതത്തിൽ അവർക്ക് സന്തോഷം നൽകാൻ വിനോദത്തിന് സാധിക്കും.
സ്പീക്കർ 1 അതെ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കാറുണ്ട്. പക്ഷെ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മുക്ക് എത്രത്തോളം നമ്മളുടെ സ്വഭാവരൂപീകരത്തിനായിക്കൊള്ളട്ടെ അതുമല്ലങ്കിൽ നമ്മൾടെ ഏഹ് എത്രത്തോളം നമുക്കത്
സ്പീക്കർ 1 ഉപയോഗപ്പെടാം ഉപയോഗപ്രദമാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് വേണം നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്. ഒരുതരത്തിലും
സ്പീക്കർ 1 നമുക്ക് യാതൊരു തരത്തിലും ഉപദ്രവം നമ്മുക്കോ നമ്മുടെ സഹജീവികൾക്കോ ഉണ്ടാവാത്ത ഒരു വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ തികച്ചും അതുകൊണ്ട് പ്രത്യേകിച്ചും വല്യ നേട്ടമൊന്നും ആർക്കും ലഭിക്കുന്നില്ല അതിനു പകരം
സ്പീക്കർ 1 ആ അത് കുറച്ചുകൂടെ ഒരു ഉപകാരപ്രതമയരീതിയിൽ അത് അതിൽ നമ്മൾ ഏർപ്പെടുവാണെങ്കിൽ നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചുറ്റുമുള്ള സഹജ്ജീവൻ സഹജീവികൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം
സ്പീക്കർ 1 അതുകൊണ്ട് ഉപകാരപ്രദമായിട്ട് അതിൽനിന്ന് ഉപയോ ഓരോ ഓരോകാര്യങ്ങൾ നടത്തി എടുക്കാൻ സാധിക്കുമല്ലേ അവർക്ക് അവരുടേതായ വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കും അതിലൂടെ
സ്പീക്കർ 1 അപ്പോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോ ആ അതൊരു ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തുകഴിഞ്ഞാൽ അത് പിൽക്കാലങ്ങളിൽ ഒരു മനുഷ്യന് എ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും.
സ്പീക്കർ 2 അതെ തീർച്ചയായിട്ടും. ഇന്നത്തെ വർത്തമാനകാലത്ത് സംഭവിക്കുന്നതെന്താണെന്നുവെച്ചാൽ ആളുകൾ പണത്തിനും പ്രശസ്തിക്കും പിന്നിലാണ്. അവർക്ക് ഏറ്റവും കുറവ് വരുന്ന കാര്യമെന്താണെന്നുവെച്ചാൽ സമയമാണ്. സമയം
സ്പീക്കർ 2 അവർക്കൊന്നിനും സമയമില്ല എന്നൊരു വസ്തുതയിലേക്കാണ് ഇന്നത്തെ ആളുകൾ എത്തുന്നത്. അതിന് അ, അതിനപ്പുറം മനസികാരോഗ്യത്തിനോ
സ്പീക്കർ 2 അതല്ലെങ്കിൽ അവരുടെ മാനസിക സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾക്കോ വിനോദത്തിനോ അവർ സമയം കണ്ടെത്തുന്നില്ല.
സ്പീക്കർ 2 പക്ഷെ വാസ്തവമെന്തെന്നുവെച്ചാൽ വിനോദത്തിന് കണ്ടെത്തേണ്ട സമയം ഒരു മനുഷ്യൻ ആഹാരം കഴിക്കുന്നതുപോലെ ഒരു പക്ഷെ അതിന് പ്രസക്തിയുണ്ട്.
സ്പീക്കർ 1 അതേ വിനോദങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്.
സ്പീക്കർ 1 വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു നമ്മൾ പുതിയ പുതിയ വ്യക്തികളെ കാണുന്നു അങ്ങനെ നമ്മൾ ഒട്ടനവധി ആയിട്ടുള്ള ആ
സ്പീക്കർ 1 ഏഹ് ഗുണങ്ങൾ നമ്മളുടെ സ്വഭാവ രൂപീകരത്തിനായ് കൊള്ളട്ടെ നമ്മുടെ നൈപുണ്ണ്യ വികസനങ്ങളിൽ ആയിക്കൊള്ളട്ടെ ഇതിലൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു വലിയ മാറ്റമുണ്ട് ആ മാറ്റം ലഭിക്കുന്നത് നമ്മൾ കൂടുതൽ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ്.
സ്പീക്കർ 1 വല്യ വല്യ ഉന്നത പരീക്ഷകളിലും ആ അഭിമുഖികരിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ വിനോദം എന്താണന്നുള്ളത്. മിക്കവാറും നിർഭാഗ്യവശാൽ പല ഉത്യോഗാർത്ഥികളും
സ്പീക്കർ 1 ഇതൊന്നും ഇല്ലായെന്നും പറഞ്ഞു തടിയൂരാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആ വ്യക്തിയെപ്പറ്റി എ ആ മറ്റു ആ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് തോന്നുന്നത് ഈ വ്യക്തി ജീവിതത്തിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും എടുക്കുന്നില്ലാത്ത മനുഷ്യനാണ് എന്നുള്ളതാണ് അതുകൊണ്ട്
സ്പീക്കർ 1 എല്ലാവരും വിനോദങ്ങളിൽ ഏർപ്പെടണം. അങ്ങനെ ഏർപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള
സ്പീക്കർ 1 ആ പിൽക്കാലത്തു നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആ പില്കാലത്തും അതുപോലെ വർത്തമാനകാലത്തും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആ ഗുണങ്ങൾ ഉണ്ടാകുവൊള്ളൂ.
സ്പീക്കർ 2 അതെ. നമ്മൾ വിനോദങ്ങളെപ്പറ്റി പറയുമ്പോൾ വിനോദം മാത്രം ആകരുത് നമ്മുടെ ജീവിതം എന്നൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം.
സ്പീക്കർ 2 എല്ലാം ആവശ്യത്തിന് നമ്മുടെ ഒരു മനുഷ്യായുസ്സിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ രാവിലെ എണീക്കുന്നതുമുതൽ രാത്രി അവൻ അവന്റെ കിടക്കയിലേക്ക് പോകുന്നതുവരെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട്
സ്പീക്കർ 2 എന്തുകൊണ്ട് എല്ലാം അമിതമാവാതെ സൂക്ഷിക്കണമെന്ന് പറയുന്നു? നമ്മൾ, നമ്മൾ ജോലിക്കു പോകണോ? നമ്മൾ ജോലിക്കു പോകണം. നമ്മൾ ഭക്ഷണം കഴിക്കണോ? അത് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം.
സ്പീക്കർ 2 നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടണമോ? തീർച്ചയായിട്ടും നമ്മൾ ഒരാവശ്യത്തിനുതന്നെ വിനോദങ്ങളിൽ ഏർപ്പെടണം. വിനോദം മാത്രമായിപ്പോയാൽ ജീവിതം ഒരു ദിശയില്ലാതെ ആയിപ്പോകും. വിനോദവും ചുമതലകളും ജോലിയും
സ്പീക്കർ 2 ഭക്ഷണവും എല്ലാം ഒരേ അളവിൽ ചേർന്നിട്ട് ആണ് ഒരു മനുഷ്യന്റെ ജീവിതം പാകപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ വിനോദവും ആവശ്യത്തിന് മാത്രം എന്ന ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്.

സ്പീക്കർ 1 അതിനുപകരം ഒരു കാര്യം തന്നെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നാലും മറ്റൊരു കാര്യം ചെയ്യാനായിട്ട് മറ്റൊന്നിലും ഏർപ്പെടാനായിട്ട് മറ്റൊരുതരത്തിലുള്ള
സ്പീക്കർ 1 ഒരു ആ കാര്യത്തിൽ ശ്രെദ്ധചെലുത്താനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഒന്നുടെ നോക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത്
സ്പീക്കർ 1 വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൃത്യമായി ചെയ്യാൻ അയാൾക്ക്‌ പാഷനുണ്ടാകും അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം ഉള്ള ആളാണെങ്കിൽ
സ്പീക്കർ 1 അദ്ദേഹത്തിന് ആ കാര്യത്തോട് ഇത്രയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണ്. അതിനർത്ഥം
സ്പീക്കർ 1 അത്രമേൽ ആ വ്യക്തിക്ക് ഒരു ഒരു തരത്തിലുള്ള ഒരു
സ്പീക്കർ 1 താല്പര്യം ആ ചെയ്യുന്ന ആ വിനോദത്തിനോട് ആ ഏർപ്പെടുന്ന കല ആയിക്കൊള്ളട്ടെ കായികം ആയിക്കൊള്ളട്ടെ അല്ലങ്കിൽ മറ്റെന്തുമായിക്കൊള്ളട്ടെ അതിനോട് ഒരു പ്രത്യേക താല്പര്യം ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്.